Javaയിലെ ഐഎഫ് എൽസെ കൺസ്ട്രക്ട്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് കണ്ടീഷണൽ statementsനെ കുറിച്ച് വിവിധ തരത്തിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ജാവ പ്രോഗ്രാമിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു v 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി Javaയിലെ അരിത്മെറ്റിക് റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റർസ് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
നിങ്ങളുടെ കോഡിൽ പലപ്പോഴും ചില പ്രത്യേക അവസ്ഥകളിൽ പ്രത്യേക പ്രവർത്തി ചെയ്യേണ്ടി വരും
അത്തരം സന്ദർഭങ്ങളിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപകരിക്കും
പ്രോഗ്രാം executionന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകളാണ്
javaയിലെ കണ്ടീഷണൽ statements ഐഎഫ് statement160 ifഎൽസെ statement160 ifഎൽസെ ഐഎഫ് statement160 നെസ്റ്റഡ് ഐഎഫ് സ്റ്റേറ്റ്മെന്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈ ട്യൂട്ടോറിയലിൽ ഐഎഫ് ifഎൽസെ ifഎൽസെ ഐഎഫ് സ്റ്റേറ്റ്മെന്റ്സ് വിശദമായി പരിശോധിക്കുന്നു
ഒരു കൺഡിഷന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുവാൻ ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു
ഇതിനെ സിംഗിൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു
ഐഎഫ് സ്റ്റേറ്റ്മേന്റിന്റെ ഘടന
ഐഎഫ് സ്റ്റേറ്റ്മേന്റിൽ കൺഡിഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു
കൺഡിഷൻ ഫാൽസെ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല
ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതെങ്ങനെ എന്ന് ഉദാഹരണത്തിലൂടെ നോക്കാം
eclipseലേക്ക് പോകുന്നു
ഒരു വ്യക്തി മൈനർ ആണോയെന്ന് പരിശോധിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതുന്നു
പെർസൻ എന്ന ക്ളാസ് നേരത്തേ സൃഷ്ടിച്ചിട്ടുണ്ട്
മെയിൻ methodനുള്ളിൽ എജിഇ എന്ന ഇന്റ് ടൈപ്പിലുള്ള വേരിയബിൾ ഡിക്ലയർ ചെയ്യാം
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് എജിഇ ഐഎസ് ഇക്വൽ ടോ 20 semi കോളൻ
ഇപ്പോൾ ഐഎഫ് സ്റ്റേറ്റ്മെന്റ് എഴുതാം
അടുത്ത വരിയിൽ ഐഎഫ് ബ്രാക്കറ്റിനുള്ളിൽ എജിഇ 21 കർലി ബ്രാക്കറ്റ് തുറന്ന് എന്റർ കൊടുക്കുക
ഇവിടെ എജിഇ 21നെക്കാൾ ചെറുതാണോ എന്ന് പരിശോധിക്കുന്നു
ബ്രാക്കറ്റിനുള്ളിലുള്ളതെല്ലാം ഐഎഫ് blockന്റെ ഭാഗമാണ്
അതിനാൽ ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ പെർസൻ ഐഎസ് മൈനർ semi കോളൻ
ഇവിടെ എജിഇ 21നെക്കാൾ ചെറുതാണെങ്കിൽ തെ പെർസൻ ഐഎസ് മൈനർ എന്ന് കാണിക്കുന്നു
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് തെ പെർസൻ ഐഎസ് മൈനർ എന്ന് കിട്ടുന്നു
ഇവിടെ വ്യക്തിയുടെ പ്രായം 20 ആണ് അത് 21നെക്കാൾ ചെറുതായതിനാലാണ് ഔട്ട്പുട്ട് തെ പെർസൻ ഐഎസ് മൈനർ എന്ന് കിട്ടിയത്
ifഎൽസെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പഠിക്കാം
ഒന്നിന് പകരം മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ifഎൽസെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു
ഇതും ഒറ്റ കൺഡിഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളത് തന്നെയാണ്
IfElse സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനുള്ള ഘടന നോക്കാം
കൺഡിഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോഡിന്റെ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു
അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോഡിന്റെ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു
ഒരു പ്രോഗ്രാമിൽ എങ്ങനെ Ifelse സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമെന്ന് നോക്കാം
eclipseലേക്ക് പോകട്ടെ
ഒരു വ്യക്തി മൈനർ ആണോ മജോർ ആണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതുന്നു
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് എജിഇ ഐഎസ് ഇക്വൽ ടോ 25
എന്നിട്ട് ഐഎഫ് ബ്രാക്കറ്റിനുള്ളിൽ എജിഇ ഗ്രീറ്റർ താൻ 21 കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ തെ പെർസൻ ഐഎസ് മജോർ
അടുത്ത വരിയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക
എൽസെ കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ പെർസൻ ഐഎസ് മൈനർ semi കോളൻ
ഇവിടെ എജിഇ 21നെക്കാൾ കുറവാണെങ്കിൽ തെ പെർസൻ ഐഎസ് മൈനർ എന്ന് കാണുന്നു
അല്ലെങ്കിൽ തെ പെർസൻ ഐഎസ് മജോർ എന്ന് കാണുന്നു
ഇപ്പോൾ പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യാം
നമുക്ക് ഔട്ട്പുട്ട് പെർസൻ ഐഎസ് മജോർ എന്ന് കിട്ടുന്നു
ഇവിടെ വ്യക്തിയുടെ പ്രായം ആയ 25 21നെക്കാൾ വലുതാണ്
അത് കൊണ്ട് തെ പെർസൻ ഐഎസ് മജോർ എന്ന ഔട്ട്പുട്ട് പ്രോഗ്രാം നൽകുന്നു
IfElse ഐഎഫ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള രണ്ട് കൺഡിഷനുകൾക്ക് അനുസൃതമായി വിവിധ സ്റ്റേറ്റ്മെന്റ് setകളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു
നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് കൂടുതൽ കൺഡിഷനുകൾ ചേർക്കുവാനും കഴിയും
ഇതിനെ ബ്രാഞ്ചിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ് സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കുന്നു
IfElse ഐഎഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനുള്ള ഘടന നോക്കാം
ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ആദ്യം കണ്ടീഷൻ 1 പരിശോധിക്കുന്നു
കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ഇത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു
അല്ലെങ്കിൽ കണ്ടീഷൻ 2 പരിശോധിക്കുന്നു
കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു
ട്രൂ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 അല്ലെങ്കിൽ ബ്ലോക്ക് കോഡ് 3 എക്സിക്യൂട്ട് ചെയ്യുന്നു
ഈ രീതിയിൽ IfElse ബ്ലോക്ക്സ് ഉപയോഗിച്ച് കോഡ് ദീർഘിപ്പിക്കുവാനും കഴിയുന്നു
ഓരോ ബ്ലോക്കിനും അതിന് വേണ്ടിയുള്ള കണ്ടീഷൻസ് ഉണ്ടാകും
ഇത് ശരിയായ കൺഡിഷൻ കണ്ടെത്തുമ്പോൾ ബന്ധപ്പെട്ട കോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു
എല്ലാ കൺഡിഷനുകളും തെറ്റാണെങ്കിൽ അവസാനത്തെ Elseന്റെ ഭാഗം എക്സിക്യൂട്ട് ചെയ്യുന്നു
ഒരു പ്രോഗ്രാമിൽ എങ്ങനെ IfElse ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും എന്ന് നോക്കാം
Eclipseലേക്ക് പോകട്ടെ
സ്റ്റുഡെന്റ് എന്ന് പേരുള്ള ക്ലാസ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്
ഒരു studentന്റെ ഗ്രേഡ് അയാളുടെ സ്കോർ percentageന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതുന്നു
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് സ്പേസ് ടെസ്റ്റ്സ്കോർ ഇക്വൽ ടോ 70 സെമിക്കോളൻ
സ്കോർ പെർസെന്റേജ് ലഭിക്കുന്നതിനായി ടെസ്റ്റ്സ്കോർ എന്ന ഇൻപുട്ട് വേരിയബിൾ ഉപയോഗിക്കുന്നു
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക ഐഎഫ് ബ്രാക്കറ്റിനുള്ളിൽ ടെസ്റ്റ്സ്കോർ ലെസ് താൻ 35 കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ C ഗ്രേഡ് സെമിക്കോളൻ
ടെസ്റ്റ്സ്കോർ 35ൽ കുറവാണെങ്കിൽ പ്രോഗ്രാം C ഗ്രേഡ് എന്ന് കാണുന്നു
അടുത്ത വരിയിൽ എൽസെ ടൈപ്പ് ചെയ്യുക
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക ഐഎഫ് ബ്രാക്കറ്റിനുള്ളിൽ ടെസ്റ്റ്സ്കോർ ഗ്രീറ്റർ താൻ ഓർ ഇക്വൽ ടോ 35 ആൻഡ് ടെസ്റ്റ്സ്കോർലെസ്സ് താൻ ഓർ ഇക്വൽ ടോ 60
കൺഡിഷൻ മൊത്തത്തിൽ ഒറ്റ ബ്രാക്കറ്റിന് ഉള്ളിലാക്കുക
കർലി ബ്രാക്കറ്റ് തുറന്നിട്ടതിന് ശേഷം എന്റർ കൊടുക്കുക
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ B ഗ്രേഡ് semi കോളം
ഇവിടെ പ്രോഗ്രാം രണ്ടാമത്തെ കൺഡിഷൻ പരിശോധിക്കുന്നു
ടെസ്റ്റ്സ്കോർ 35നും 60നും ഇടയിലാണെങ്കിൽ പ്രോഗ്രാം B ഗ്രേഡ് എന്ന് കാണിക്കുന്നു
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക
എൽസെ കർലി ബ്രാക്കറ്റുകൾക്കുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ
ബ്രാക്കറ്റുകൾക്കുള്ളിൽ ഡബിൾ ക്യൂട്ടീസ് ൽ A ഗ്രേഡ് സെമിക്കോളൻ
അവസാനമായി രണ്ട് കൺഡിഷനുകളും ഫാൽസെ ആണെങ്കിൽ പ്രോഗ്രാം A ഗ്രേഡ് കാണിക്കുന്നു
കോഡ് സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് A ഗ്രേഡ് എന്ന് കിട്ടുന്നു
ഈ പ്രോഗ്രാമിൽ സ്റ്റുഡന്റിന്റെ സ്കോർ 70 ആണ്
അതിനാൽ ഔട്ട്പുട്ട് A ഗ്രേഡ് എന്ന് കിട്ടുന്നു
ടെസ്റ്റ്സ്കോർ 55 ആക്കുക
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇവിടെ ഔട്ട്പുട്ട് B ഗ്രേഡ് എന്ന് കിട്ടുന്നു
നമുക്ക് conditionsന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും
B ഗ്രേഡ് ഔട്ട്പുട്ടിന്റെ ഭാഗത്തിന് ശേഷം ഒരു കൺഡിഷൻ കൂടി ചേർക്കാം
അതിനായി ടൈപ്പ് ചെയ്യുക എൽസെ അടുത്ത വരിയിൽ ഐഎഫ് ബ്രാക്കറ്റിനുള്ളിൽ ടെസ്റ്റ്സ്കോർ ഗ്രീറ്റർ താൻ ഓർ ഇക്വൽ ടോ 60 ആൻഡ് ടെസ്റ്റ്സ്കോർ ലെസ് താൻ ഓർ ഇക്വൽ ടോ 70

കർലി ബ്രാക്കറ്റ് ഓപ്പൻ ചെയ്ത് എന്റർ കൊടുക്കുക
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ O ഗ്രേഡ് സെമിക്കോളൻ
ഇവിടെ ടെസ്റ്റ്സ്കോർ 60നും 70നും ഇടയിലാകുമ്പോൾ പ്രോഗ്രാം O ഗ്രേഡ് എന്ന് കാണിക്കുന്നു
ഇപ്പോൾ ടെസ്റ്റ്സ്കോർ 70 ആക്കുക
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് നോക്കാം
പ്രോഗ്രാം ഔട്ട്പുട്ട് O ഗ്രേഡ് എന്ന് കാണിക്കുന്നു
നേരത്തേലത്തെ പോലെ ഇത് A ഗ്രേഡ് അല്ല
ടെസ്റ്റ്സ്കോർ 70ൽ കൂടുതലാകുമ്പോൾ പ്രോഗ്രാം A ഗ്രേഡ് നൽകുന്നു
കണ്ടീഷണൽ സ്ട്രക്ചർസ് കോഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം സെമിക്കോളൻ ഇടാൻ ശ്രദ്ധിക്കുക
എന്നാൽ കൺഡിഷന് ശേഷം സെമി കോളൻ ഇടരുത്
കോഡിന്റെ ബ്ലോക്ക് curlyബ്രാക്കറ്റുകൾക്കുള്ളിൽ ആക്കുക
ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളുവെങ്കിൽ കർലി ബ്രേസസ് നിർബന്ധമല്ല
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ കോഡിഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വിശദീകരിച്ചു
പല തരത്തിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് പരിചയപ്പെട്ടു
എന്നിട്ട് ഐഎഫ് ifഎൽസെ ifഎൽസെ ഐഎഫ് എന്നിവ ജാവ പ്രോഗ്രാമുകളിൽ ഉപയോഗിച്ചു
അസ്സൈൻമെന്റ് ഐഎഫ് ifഎൽസെ ifഎൽസെ ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് താഴെ പറയുന്ന ജാവ പ്രോഗ്രാമുകൾ എഴുതുക
രണ്ട് മൂല്യങ്ങൾ താരതമ്യം ചെയ്യാനുള്ള ജാവ പ്രോഗ്രാം ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എഴുതുക
ഒരു സംഖ്യ ഒറ്റ സംഖ്യ ആണോ ഇരട്ട സംഖ്യ ആണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ജാവ പ്രോഗ്രാം എഴുതുക
സൂചന ifഎൽസെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക
മൂന്ന് സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താനുള്ള ജാവ പ്രോഗ്രാം എഴുതുക
സൂചന ifഎൽസെ ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി